ഹലോ ഇതാരാ സംസാരിക്കുന്നേ

ഹാ എന്താണ് എന്താണ് ഷെമീല് വിളിച്ചത് ഞാൻ എപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നില്‍ക്കുകയാണ്

അപ്പോ എന്നാണ് അടുത്ത കോഴ്സ് ഡിഗ്രീ ഏതാ ചെയ്യണ്ടത് അതോ ഡിഗ്രീ ചെയ്യൂന്നതിനെ കാട്ടിലും നല്ലത് വേറെ ഏതെങ്കിലും കോഴ്സ് ആണോ അപ്പോ അത് അരിയന് വേണ്ടി താങ്കളെ വിളിച്ചതാണ്

ഹാ ഞങ്ങള് ഇവിടെ സാങ്കേതിക വിദ്യയെ കുറിച്ച് പഠിപ്പിക്കലായിരുന്നു. ഞാനീ ഞാനും എന്റെ കൂടെ ഉള്ള വർക്കർ സ് ഉം ചെയ്യുന്നത് സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിപ്പിക്കലാണ്. അപ്പോ അതു താങ്കള്ക്ക് ഇഷ്ടം ആണെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹാ ഓക്കേ എന്താണ് സാങ്കേതിക വിദ്യ കൊണ്ട് താങ്കൾ ഉദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഭാവിയിലും വേണ്ടെന്ന് വെച്ചാല് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ എല്ലാ വിധ മുന്നേറ്റങ്ങളും ആണ് ഇനിയും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയൽ സാങ്കേതിക വിദ്യ നമ്മൾ തിരഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് ഹോ എന്തെല്ലാം കോഴ്സ് കൾ ആണ് താങ്കൾ നല്കുക ഹാ ഇതില് നമ്മുടെ കമ്പ്യൂട്ടർ അതുപോലെ വിദൂര സാങ്കേതിക വിദ്യ കളെ കുറിച്ച് പഠിപ്പിക്കുക. അതു മറ്റുള്ള ആള്‍ക്കാരുമായിട്ടുള്ള ഇന്റർ ആക്ഷൻ ചെയ്യുന്ന അതായത് നമ്മൾ അപ്പർവുംഇപ്പറവും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതി.

അങ്ങനെ ഒരുപാട് രീതികൾ നമുക്ക് ചെയ്തേ പറ്റൂ ഈയൊരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യാ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സാങ്കേതികവിദ്യകളോട് കൂടി മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇനി ഏത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം ഇതിന്റെ ഒരു സാങ്കേതികവിദ്യന്റെ ഒരു ഒരു അടിത്തറ നമുക്ക് കയ്യിൽ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല .

അതുകൊണ്ട് നമ്മൾ ഈഒരു ഉജോലിയിലേക്ക് ഒരുപാട് കുട്ടികൾ.നിങ്ങളെപ്പോലെ പ്ലസ്ടു കഴിഞ്ഞിട്ടും പത്താം ക്ലാസ് കഴിഞ്ഞിട്ടും. അങ്ങനെയുള്ള കുറെ ആൾക്കാർ വരുന്നുണ്ട്.

ങ്ങാ ഇത് നമുക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കല് ,.കമ്പ്യൂട്ടർ പഠിപ്പിക്കൽ, ഗ്രാഫിക്ക്സ് പോലുള്ള കാര്യങ്ങൾ പടിപ്പിക്കല് അങ്ങനെ ആനിമേഷൻസ് പഠിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് കോഡിംഗ് അങ്ങനത്തെ കാര്യങ്ങള്‍ ഒക്കെയുണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാൾ ക്ലാസുകൾമറ്റും തരാനുള്ള ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്.

അല്ലാ എനിക്ക് കോഡിങ് ആണ് പഠിക്കേണ്ടത്. കോഡിങ് നെ പറ്റി ഉള്ള ക്ലാസ് ഉണ്ടോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞുതരാനും മറ്റുമുള്ള മാഷ്മാര് മറ്റും നമ്മുടെ കീഴിലുണ്ട്. പിന്നെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ട്നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടോ? നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഉള്ളത് ഒന്നുകൂടി വിശദീകരിച്ച് തന്നാൽ.

ക്ക് നായന്റി നയൻ പോയന്റ് ഭൈവ് പേരസേനടാജ് മാർക്ക് ഉണ്ട് ഹോ താങ്കൾ നല്ല പഠിപ്പിസ്റ്റ് ആയിരുന്നു അല്ലേ. തമാശക്ക് ചോതിച്ചെത്താണ്

എന്തായാലും നല്ലതാണ് നല്ല രീതിയിൽ മാർക് ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ കമ്പനി നമ്മുടെ ഈ കമ്പനി യിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽനമ്മള് തന്നെ ഉഷാറാക്കി തരാം നിങ്ങളെ നല്ല സാലറി നല്ല ശമ്പളമുള്ള ജോലി നമ്മൾ ഒരുക്കി തരാം

ആ എല്ലാം ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് വേണം അതൊക്കെ നമ്മൾഒരുക്കി തരും പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക്.നമ്മുടെ കയ്യിൽ കുറച്ച് ആൾക്കാർ ഉണ്ട് ഇതിനായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടുകാർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും സമയം കൂടി ചോതിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെയ്ക്കാം

കോഡിങ് ന്റെ ഫീസ് എങ്ങനെ ആയിരുന്നു ഫീസ് ഫീസ് ആണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിശ്ചിത സംഖ്യ നമ്മൾ വെച്ചിട്ടുണ്ട് അതായിത് കോഴ്സ് ആവുമ്പോൾ ഒരു ജോലിക്കുള്ള കോഴ്സ് ആകുമ്പോൾ അതിന്റെതായ മെച്ചപ്പെട്ട ഒരു ശമ്പളം ഒക്കെ കിട്ടുന്ന ഒരു കാര്യം ആവുമ്പോൾഅതിനായിഅതിനായി ഉള്ള ഒരു ചെറിയൊരു സംഖ്യയുണ്ട്.

നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വച്ചാൽ.

അതല്ല എനിക്ക് അറിയണമല്ലോഎത്ര ഫീസ്എന്ന്

ഫീസ് നമ്മൾ നൽകുന്നത് എന്ന് വച്ചാല്. ഈ ഓ ചില സമയത്ത് നമ്മൾ ചെറിയൊരു തോതിൽ അവരുടെ.

സ് കോളര് ഷിപ് ഈ കോഴ്സിന് സ്കോളർഷിപ് ഇല്ല. അതെ കുറെ ആൾ ചോദിക്കുന്നുണ്ട്.

സ്കോളർഷിപ് ഇല്ലേ പിന്നെ എങ്ങനാ സാമ്പത്തിക സ്ഥിതി നോക്കി ചെയ്ത് തരുന്നെ സാമ്പത്തിക സ്ഥിതി അതാണ് അതാണ് അതു നല്ല ഒരു ചോദ്യം ആണ് അതായിത് നമുക്ക് തീരെ പൈസ ഇല്ലന്നുണ്ടെങ്കില് കുറച്ച് രീതിയിൽ കുറച്ച് കൊടുക്കും നമ്മൾ ഒരു കമ്പനി ആകുമ്പോ അപ്പുറവും ഇപ്പുറവും ഒരു സപോർട്ട് ഇട്ട് ഇത് ചെയ്യാൻടെ ഇടപാട് ചെയ്യുമ്പോ നമ്മൾ ചെയ്ത് തരും നമ്മുടെ കമ്പനിയിലെ ഓണർ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ട് ഉടമസ്ഥൻ പറഞ്ഞ കാര്യം അത് എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുക്കുക അവർക്ക് തീരെ പൈസ എല്ലെങ്കില് പ്രശ്നങ്ങള് വല്ലവും ഉണ്ടെങ്കില് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് നിങ്ങള് വാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം

നമ്മള് എപ്പോ കണ്ണൂര് ആണ് കണ്ണൂര് കാലടെക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്

കാൽറ്റേക്സില് മൊബൈല് മർകേറ്റിന്റെ മുകളിൽ ആയിട്ട് വരും

അതു നിങ്ങൾ എന്ത് ആകുക്ക ആ ഒരു സമയത്ത് വരുക

ഒരു അഞ്ച് മണിന്റെ ആ ഒരു സമയത്ത് വന്നാൽ മതി

ഒരു ആർ മണി ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും കുറെ ആൾക്കാർ വരുന്ന കൊണ്ട് നമ്മുക്ക് ഇതുപോലെ ഇടപാട് നടക്കുന്നുണ്ട്